ആഹ് potential difference ൻ്റെ unit volt ആയിട്ട് represent ചെയ്യുന്നത്. Capital V വെച്ച് represent ചെയ്യുന്നു. Therefore the unit of potential difference is volt ഇനി എങ്കിൽ നമ്മള് പറഞ്ഞു potential difference എന്ന് പറഞ്ഞാൽ എന്താണ് work done to move a unit charge from one point to another ആന്ന് പറഞ്ഞു അങ്ങനെ ആണെങ്കിൽ നമുക്ക് represent ചെയ്യാം potential difference V is equal to W by two എന്ന് നമുക്ക് represent ചെയ്യാം. ഉം potential difference V is equal to W by two that is the work done to move a unit charge from one point to another that is the potential difference V is equal to W by two. ഇനി ഈ potential difference ഒരു one Volt ആകും എപ്പഴാണ് potential difference one Volt ആകുന്നത് ആഹ് that is അഹ് potential difference one Volt ആകുന്നത് ഒരു one coulomb charge one coulomb charge ഒരു point ൽ നിന്നും മറ്റൊരു point ലേക്ക് അഹ് move ചെയ്യാൻ വേണ്ടി ആഹ് ഇവിടെ ഒരു one joule work കൊടുക്കണം ഉം one joule of ആവശ്യമായിട്ട് ഉള്ള അതായത് one coulomb charge ന് ഒരു point ൽ നിന്നും മറ്റൊരു point ലേക്ക് move ചെയ്യാൻ അവിടൊരു one joule work കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ആഹ് അപ്പൊ അവിടുത്തെ ആഹ് potential difference എത്രയാകും one Volt ആകും. മനസ്സിലായോ that is one joule of work is done to move one coulomb charge from one point to another. Therefore, the potential difference between two points is one volt അപ്പൊ എന്താണ് one volt എന്ന് പറഞ്ഞാല് potential difference one volt ആകുന്നത് എപ്പഴാണ് that is one joule of work is done to move one coulomb charge from one point to another. Therefore, the potential difference between two points is one volt. Unit of potential difference is Volt. clear ആയല്ലോ അപ്പം that is the electric potential and potential difference. See നമ്മള് പറഞ്ഞു charge flow ചെയ്യണെങ്കിൽ അവിടെ ഒരു potential difference ഉണ്ടാകണം എന്ന് പറഞ്ഞു ഉം suppose ഞാൻ ഇവിടൊരു ആഹ് circuit വരക്കുകയാണ് അതായത് ഇവിടെയൊരു ആഹ് switch ഒണ്ട് ആഹ് then ഇവിടെയൊരു bulb ഉം ഒണ്ട് ഉം then ഈ switch നമ്മൾ ഇവിടെ closed ആക്കി switched closed ആയി കഴിയുമ്പോൾ ഇവിടെ എങ്ങനെ ആണ് bulb glow ചെയ്യുവോ ചെയ്യുവോ ഇല്ലാല്ലോ അതിന് കാരണം എന്താണ് there is no potential difference ഇവിടെ potential difference ഒണ്ടോ ഇല്ല നമ്മള് പറഞ്ഞു potential difference ഒണ്ടെങ്കിൽ മാത്രേ ഒള്ളു എന്താണ് അവിടെ current charge flow ചെയ്തിട്ട് current create ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇവിടെ potential difference ഒന്നൂല്ല ഒരു switch ഒരു bulb ഉം മാത്രേ ഒള്ളു. അപ്പോ potential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 ആ external source എന്ന് പറയുന്നതാണ് that is the cell clear ആയല്ലോ cell or battery ഉം അപ്പം കൊടുക്കുന്ന ആ potential difference കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു external source വേണം that is the cell അപ്പം ഒരു cell വഴി ആണ് electric potential കിട്ടുന്നത് ഒരു circuit ലേക്ക് അല്ലെങ്കിൽ ഒരു conducting material ലേക്ക് ആഹ് electric potential കിട്ടുന്നത് എങ്ങനെ ആണ് cell വഴി ആണ് cell അറിയാല്ലോ chemical reaction ഒക്കെ നടത്തുന്നത് കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാരിക്കും എങ്ങനെ ആണ് പലതരത്തിൽ ഉള്ള cells നെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ ഗാൽവാനിക് cell ഡാനിയേൽ cell ഒക്കെ പഠിച്ചിട്ടൊണ്ടാരിക്കും. അപ്പം ഈ cell ൽ ഒക്കെ എങ്ങനെ ആണ് chemical reactions നടക്കുന്നുണ്ട്. ആ chemical reactions നടന്നു കഴിയുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് അവിടെ ആ രണ്ട് terminal ഉം cell ൻ്റെ രണ്ട് terminal ലിലും അവിടെ electric potential ഉണ്ടാവുക ആണ് ചെയ്യുന്നത്. ആ electric potential ആണ് ഇവിടെ ആഹ് ആ circuit ലേക്ക് കൊടുക്കുന്നത് അപ്പം അത് ആ cell ൽ store ചെയ്‌ത്‌ വെച്ചിരിക്കുന്ന ആ electric potential അഹ് circuit ലേക്ക് കൊടുക്കുവാണ് അപ്പഴാണ് അവിടെ charges flow ചെയ്യുന്നത് charges flow ചെയ്യുന്നു then അവിടെ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 volt meter volt meter is the device used to measure the potential difference between two points ഒരു electric circuit ലെ ഏതാണ് എവിടെയാണ് potential difference നമ്മക്ക്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 volt meter volt meter ൻ്റെ figure ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു positive terminal ഉം ഉണ്ടാകും negative terminal ഉം ഉണ്ടാകും നമ്മൾ ammeter ല് പറഞ്ഞത് പോലെ തന്നെ positive terminal ഉം ഉണ്ട് negative terminal ഉം ഉണ്ട് positive terminal must be connected to the positive terminal of the cell and the negative terminal must be connected to the negative terminal of the ആഹ് cell. അതുപോലെ തന്നെ നമ്മള് പറഞ്ഞു ammeter ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ ആണ് connect ചെയ്യണ്ടേ circuit ല് series ആയിട്ട് connect ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷേ voltmeter ആണെന്നുണ്ടെങ്കിൽ ആ circuit ല് parallel ആയിട്ട് വേണം connect ചെയ്യാൻ അതായത് potential difference എവിടെയാണോ potential difference നമുക്ക് measure ചെയ്യണ്ടേ അതിന് across ആയിട്ട് വേണം നമ്മള് voltmeter connect ചെയ്യണ്ടേ. അപ്പം അതും ഓർത്തു ഇരിക്കുക that is the voltmeter should be connected across the points where the potential difference is to be measured. potential difference എവിടെയാണോ measure ചെയ്യണ്ടേ അതിന് across ആയിട്ട് വേണം ആ points ന് across ആയിട്ട് വേണം നമുക്ക് voltmeter connect ചെയ്യാൻ. Voltmeter ൻ്റെ symbol അഹ് ഇതാണ്. Clear ആയല്ലോ. That is the electric potential and potential difference. അപ്പം ഓർത്ത് ഇരിക്കുക. potential difference എന്ന് പറഞ്ഞാൽ എന്താണ് that is the energy difference ആണ് potential energy difference ആണ് രണ്ടു point ന് എടയിലുണ്ടാവുന്ന energy difference ആണ് ആഹ് potential difference എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് define ചെയ്യുവാണെന്നുണ്ടെങ്കിൽ that is the work done to move a unit

ആഹ് ഈ അഹ് ആഹ് potentia~ ആഹ് potential difference ൻ്റെ unit എന്ന് പറയു~ പറയുന്നത് അഹ് പക്ഷെ SIunit ആണ് volt എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ഓർത്ത് ഇരിക്കുക. SIunit of ആഹ് potential difference is ആഹ് Volt ആഹ് Then ആഹ് equation എങ്ങനാണ് V is equal to W by Q. അതായത് work done to move a ചാ~ unit charge from one point to another that is the ആഹ് potential ആഹ് difference അഹ് Then the device used to measure the potential difference is volt meter ഓർത്ത് ഇരിക്കുക Volt meter should be connected across the points where the potential difference is to be measured അതുപോലെ തന്നെ volt meter ൻ്റെ positive terminal എങ്ങനെ ആണ്?

potential difference is defined as the work done to move a unit charge from one point to another in an electric circuit that is V is equal to W by Q.

TheSIunit of electric potential is Volt. Voltmeter is the device used to measure this. It should be connected across the points where the potential difference is to be measured. One volt is the potential difference between two points in a current carrying conductor when one joule of work is done to move a charge of one coulomb from one point to another. Next is the circuit diagram. നമ്മൾ പലതരത്തിൽ ഉള്ള circuit diagram കണ്ടാരുന്നു bulb ഉപയോഗിച്ചിട്ടുള്ളതും cell ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളതും അപ്പം അതെല്ലാം ഓരോ components ആണ് അപ്പം ആ components നെ എന്താണ് അതിൻ്റെ symbols ഉപയോഗിച്ചിട്ട് represent ചെയ്യുന്നതാണ് that is the circuit diagram എന്ന് പറഞ്ഞിരിക്കുന്നേ. ഈ ഓരോ components നും ഓരോ symbols ഉണ്ട് അപ്പം അത് ഏതൊക്കെ ആണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഒരു cell ആണെന്നുണ്ടെങ്കിൽ cell അഹ് cell ആണെന്നുണ്ടെങ്കിൽ cell നെ നമ്മള് represent ചെയ്യുന്നത് ഈ രീതിയിൽ ആണ്. ഇങ്ങനെ ആണ് നമ്മള് cell നെ represent ചെയ്യുന്നത്. ഇത് positive ഇത് negative. മനസിലായല്ലോ then next is the battery battery എന്ന് പറഞ്ഞാൽ it's a combination of cells ആണ് cells കൂടുമ്പഴാണ് cells ൻ്റെ എണ്ണം കൂ~ കൂടുമ്പഴാണ് ആഹ് battery എന്ന് പറയുന്നത്. അപ്പം ആഹ് ഒന്നിൽ കൂടുതൽ cells ഒണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം battery എന്ന് പറയാം. അപ്പം അത് connect ചെയ്യുന്നത് അല്ലെങ്കിൽ battery ടെ symbol എന്ന് പറഞ്ഞാല് ഇങ്ങനെ ആരിക്കും. ഒരു cell ഒണ്ടാവും then അടുത്ത cell അഹ് then അടുത്ത cell അങ്ങനെ എത്ര എത്ര cells ഒണ്ടോ അതെല്ലാം കൂടെ ഇങ്ങനെ connect ചെയ്യുന്നത് ആണ്. positive negative positive negative അങ്ങനെ connect ചെയ്യുന്നത് ആണ് ആഹ് that is the battery എന്ന് പറയുന്നത് മനസ്സിലായല്ലോ ഇതാണ് battery ടെ symbol. ഇനി ഒരു key ആഹ് key അല്ലെങ്കിൽ switch അത് open ആണെന്നുണ്ടെങ്കില് അതായത് close ചെയ്‌തിട്ടില്ല open ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് രണ്ട് രീതിയിൽ കാണിക്കാറുണ്ട് ഒന്ന് ഇങ്ങനെ ഒരു രീതിയിലും ഒണ്ട് this is the open switch ആണ് അല്ലെങ്കില് ആഹ് വേറൊരു രീതിയിലും ഒണ്ട്. ഇങ്ങനെ ഈ രീതിയിലും കാണിക്കാറുണ്ട് ഇതും ഒരു ആഹ് key ടെ symbol ഇത് രണ്ടും key ടെ symbol ആണ് key അല്ലെങ്കിൽ switch ൻ്റെ symbol ആണ് അത് open ആയിട്ട് ഒണ്ടെങ്കിൽ ഇനി ആ key തന്നെ ആഹ് closed ആണെന്നുണ്ടെങ്കിൽ closed ആയിട്ടുള്ള ഒരു key ആണെന്നുണ്ടെങ്കിൽ അതിനെ represent ചെയ്യുന്നത് ഇവിടൊരു അഹ് ഈ രീതിയിൽ ആണെങ്കിൽ ഇവിടൊരു dot കാണും then ഇതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇത് joint ചെയ്തിരിക്കും ഉം ഇങ്ങനെ ആണെന്നുണ്ടെങ്കിൽ this is the closed അവിടെ connected ആണ് closed എന്ന് വെച്ചാല് connected ആണ്. Then ഒരു wire ഒണ്ടല്ലോ wire join ചെയ്‌തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഹ് ഒരു joint ചെയ്തിരിക്കുന്ന wire ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ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 കാണിക്കുന്നത് അതായത് ഈ wire ഇങ്ങനെ പോകുന്നുണ്ട് അതിന് പുറമെ കൂടി ഇത് പോകുന്നു ഇത് തമ്മിൽ connection ഇല്ല ഈ രണ്ട് wires തമ്മിൽ connection ഇല്ല എന്നാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പം ആഹ് without joining അത് joint ചെയ്തിട്ടില്ല എങ്കിൽ ഇങ്ങനെ കാണിക്കും അത് joint ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടൊരു ഇങ്ങനൊരു connection connection symbol ഉം Then bulb bulb ആണെന്നുണ്ടെങ്കിൽ bulb ൻ്റെ symbol നമ്മൾ കുറെ പ്രാവശ്യം വരച്ചാരുന്നു ഇങ്ങനെ അരിക്കും bulb ഇങ്ങനെ എഴുതുവാണ്‌ അപ്പം ഇങ്ങനെ ഒരു symbol ഉണ്ടെങ്കിൽ അത് എന്താണ് electric bulb ആണ്. Then ആഹ് resistor resistor resistor ൻ്റെ symbol അഹ് ഇതാണ് ഒരു ആഹ് resistor എന്ന് ഉദ്ദേശിക്കുന്നത് resistor ൻ്റെ symbol അഹ് resistor തന്നെ പല തരത്തിൽ ഉണ്ട് variable resistor ഉണ്ട് അതായത് ഇത് എന്ന് വെച്ചാല് ഇങ്ങനെ ഉള്ള resistor എന്ന് പറഞ്ഞാല് അതിന് ഒരു particular value ആരിക്കും അതേ സമയം

resistor ആണെന്നുണ്ടെങ്കിൽ ആഹ് variable resistor ആണെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ തന്നെ resistance ൻ്റെ symbol കാണും then ഇവിടെ ഇങ്ങനെ ഒരു ഇതും കാണും. ഇത് variable resistor അതുപോലെ തന്നെ മറ്റൊരു variable resistor ആണ് അത് rheostat എന്ന് പറയും rheostat rheostat എന്ന് പറഞ്ഞു കഴിഞ്ഞ

then work കൊടുക്കാം ഉം one joule ആവശ്യമായിട്ട് ഉണ്ടെങ്കില് അതായത് one coulomb charge ന് ഒരു point ൽ നിന്ന് മറ്റൊരു point ലേക്ക് move ചെയ്യാൻ അവിടൊരു one joule work കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ആഹ് അപ്പം അവിടുത്തെ ആഹ് potential difference എത്രയാവും? one volt ആവും മനസ്സിലായോ that is one joule of work is done to move one coulomb charge from one point to another therefore the potential difference between two points is one volt അത് ഓർത്ത് ഇരിക്കുക അപ്പൊ അപ്പം എന്താണ് one volt എന്ന് പറഞ്ഞാല് potential difference one volt ആകുന്നത് എപ്പഴാണ് that is one joule of work is done to move one coulomb charge from one point to another therefore the potential difference between two points is one volt. Unit of potential difference is volt. Clear ആയല്ലോ അപ്പം that is the electric potential and potential difference. ഇനി നമ്മള് പറഞ്ഞു charge flow ചെയ്യണെങ്കിൽ അവിടൊരു potential difference ഉണ്ടാകണം എന്ന് പറഞ്ഞു ഉം suppose ഞാൻ ഇവിടൊരു ആഹ് circuit വരക്കുകയാണ് അതായത് ഇവിടൊരു ആഹ് switch ഒണ്ട് ആഹ് then ഇവിടൊരു bulb ഉം ഒണ്ട് ഏഹ് then ഈ switch നമ്മൾ ഇവിടെ closed ആക്കി switched closed ആയി കഴിയുമ്പോൾ ഇവിടെ എങ്ങനെ ആണ് bulb glow ചെയ്യുവോ ചെയ്യുവോ ഇല്ലാല്ലോ അതിന് കാരണം എന്താണ് there is no potential difference ഇവിടെ potential difference ഒണ്ടോ ഇല്ല നമ്മള് പറഞ്ഞു potential difference ഒണ്ടെങ്കിൽ മാത്രേ ഒള്ളു എന്താണ് അവിടെ current charge flow ചെയ്തിട്ട് current create ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇവിടെ potential difference ഒന്നൂല്ല ഒരു switch ഉം ഒരു ആഹ് bulb ഉം മാത്രേ ഒള്ളു. അപ്പോ potential

ആ external source എന്ന് പറയുന്നതാണ് that is the cell clear ആയല്ലോ cell or battery ഉം അപ്പം കൊടുക്കുന്ന ആ potential difference കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു external source വേണം that is the cell അപ്പം ഒരു cell വഴി ആണ് electric potential കിട്ടുന്നത് ഒരു circuit ലേക്ക് അല്ലെങ്കിൽ ഒരു conducting material ലേക്ക് ആഹ് electric potential കിട്ടുന്നത് എങ്ങനെ ആണ് cell വഴി ആണ് cell അറിയാല്ലോ chemical reaction ഒക്കെ നടത്തുന്നത് കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാരിക്കും എങ്ങനെ ആണ് പലതരത്തിൽ ഉള്ള cells നെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ ഗാൽവാനിക് cell ഡാനിയേൽ cell ഒക്കെ പഠിച്ചിട്ടൊണ്ടാരിക്കും. അപ്പം ഈ cell ൽ ഒക്കെ എങ്ങനെ ആണ് chemical reactions നടക്കുന്നുണ്ട് ആ chemical reactions നടന്നു കഴിയുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് അവിടെ ആ രണ്ട്ഉം terminal ഉം cell ൻ്റെ രണ്ട് terminal ലിലും അവിടെ electric potential ഉണ്ടാവുക ആണ് ചെയ്യുന്നത് ആ electric potential ആണ് ഇവിടെ ആഹ് ആ circuit ലേക്ക് കൊടുക്കുന്നത് അപ്പം അത് ആ cell ൽ store ചെയ്‌ത്‌ വെച്ചിരിക്കുന്ന ആ electric potential അഹ് circuit ലേക്ക് കൊടുക്കുവാണ് അപ്പഴാണ് അവിടെ charges flow ചെയ്യുന്നത് charges flow ചെയ്യുന്നു then അവിടെ

volt meter volt meter is the device used to measure the potential difference between two points ഒരു electric circuit ലെ ഏതാണ് എവിടെയാണ് potential difference നമ്മക്ക്

volt meter volt meter ൻ്റെ figure ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു positive terminal ഉം ഉണ്ടാകും negative terminal ഉം ഉണ്ടാകും നമ്മൾ ammeter ല് പറഞ്ഞത് പോലെ തന്നെ positive terminal ഉം ഉണ്ട് negative terminal ഉം ഉണ്ട് positive terminal must be connected to the positive terminal of the cell and the negative terminal must be connected to the negative terminal of the ആഹ് cell. അതുപോലെ തന്നെ നമ്മള് പറഞ്ഞു ammeter ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ ആണ് connect ചെയ്യണ്ടേ circuit ല് series ആയിട്ട് connect ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷേ voltmeter ആണെന്നുണ്ടെങ്കിൽ ആ circuit ല് parallel ആയിട്ട് വേണം connect ചെയ്യാൻ അതായത് potential difference എവിടെയാണോ potential difference നമുക്ക് measure ചെയ്യണ്ടേ അതിന് across ആയിട്ട് വേണം നമ്മള് ആഹ് voltmeter connect ചെയ്യണ്ടേ. അപ്പം അതും ഓർത്തു ഇരിക്കുക that is the voltmeter should be connected across the points where the potential difference is to be measured. potential difference എവിടെയാണോ measure ചെയ്യണ്ടേ, അതിന് across ആയിട്ട് വേണം ആ points ന് across ആയിട്ട് വേണം നമുക്ക് voltmeter connect ചെയ്യാൻ. Voltmeter ൻ്റെ symbol അഹ് ഇതാണ്. Clear ആയല്ലോ. That is the electric potential and potential difference. അപ്പം ഓർത്ത് ഇരിക്കുക. potential difference എന്ന് പറഞ്ഞാൽ എന്താണ് that is the energy difference ആണ് potential energy difference ആണ് രണ്ടു point ന് എടയിലുണ്ടാവുന്ന energy difference ആണ് ആഹ് potential difference എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് define ചെയ്യുവാണെന്നുണ്ടെങ്കിൽ that is the work done to move a unit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 ആഹ് ഈ അഹ് ആഹ് potentia~ ആഹ് potential difference ൻ്റെ unit എന്ന് പറയു~ പറയുന്നത് അഹ് പക്ഷെ SIunit ആണ് volt എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ഓർത്ത് ഇരിക്കുക. SIunit of ആഹ് potential difference is ആഹ് Volt ആഹ് Then ആഹ് equation എങ്ങനാണ് V is equal to W by Q. അതായത് work done to move a ചാ~ unit charge from one point to another that is the ആഹ് potential ആഹ് difference അഹ് Then the device used to measure the potential difference is volt meter ഓർത്ത് ഇരിക്കുക Volt meter should be connected across the points where the potential difference is to be measured അതുപോലെ തന്നെ volt meter ൻ്റെ positive terminal എങ്ങനെ ആണ്?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 potential difference is defined as the work done to move a unit charge from one point to another in an electric circuit that is V is equal to W by Q.

The SI unit of electric potential is Volt. Voltmeter is the device used to measure this. It should be connected across the points where the potential difference is to be measured. One volt is the potential difference between two points in a current carrying conductor when one joule of work is done to move a charge of one coulomb from one point to another. Next is the circuit diagram. നമ്മൾ പലതരത്തിൽ ഉള്ള circuit diagram കണ്ടാരുന്നു bulb ഉപയോഗിച്ചിട്ടുള്ളതും cell ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളതും അപ്പം അതെല്ലാം ഓരോ components ആണ് അപ്പം ആ components നെ എന്താണ് അതിൻ്റെ symbols ഉപയോഗിച്ചിട്ട് represent ചെയ്യുന്നതാണ് that is the circuit diagram എന്ന് പറഞ്ഞിരിക്കുന്നേ. ഈ ഓരോ components നും ഓരോ symbols ഉണ്ട് അപ്പം അത് ഏതൊക്കെ ആണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഒരു cell ആണെന്നുണ്ടെങ്കിൽ cell അഹ് cell ആണെന്നുണ്ടെങ്കിൽ cell നെ നമ്മള് represent ചെയ്യുന്നത് ഈ രീതിയിൽ ആണ്. ഇങ്ങനെ ആണ് നമ്മള് cell നെ represent ചെയ്യുന്നത്. ഇത് positive ഇത് negative. മനസിലായല്ലോ hen next is the battery battery എന്ന് പറഞ്ഞാൽ it's a combination of cells ആണ് cells കൂടുമ്പഴാണ്ൻ്റെ cells ൻ്റെ എണ്ണം കൂ~ കൂടുമ്പഴാണ് ആഹ് battery എന്ന് പറയുന്നത്. അപ്പം ആഹ് ഒന്നിൽ കൂടുതൽ cells ഒണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം battery എന്ന് പറയാം. അപ്പം അത് connect ചെയ്യുന്നത് അല്ലെങ്കിൽ battery ടെ symbol എന്ന് പറഞ്ഞാല് ഇങ്ങനെ ആരിക്കും. ഒരു cell ഒണ്ടാവും then അടുത്ത cell അഹ് then അടുത്ത cell അങ്ങനെ എത്ര എത്ര cells ഒണ്ടോ അതെല്ലാം കൂടെ ഇങ്ങനെ connect ചെയ്യുന്നത് ആണ്. positive negative positive negative അങ്ങനെ connect ചെയ്യുന്നത് ആണ് ആഹ് that is the battery എന്ന് പറയുന്നത് മനസ്സിലായല്ലോ ഇതാണ്ട battery ടെ symbol. ഇനി ഒരു key ആഹ് key അല്ലെങ്കിൽ switch അത് open ആണെന്നുണ്ടെങ്കില് അതായത് close ചെയ്‌തിട്ടില്ല open ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് രണ്ട് രീതിയിൽ കാണിക്കാറുണ്ട് ഒന്ന് ഇങ്ങനെ ഒരു രീതിയിലും ഒണ്ട് this is the open switch ആണ് അല്ലെങ്കില് ആഹ് വേറൊരു രീതിയിലും ഒണ്ട്. ഇങ്ങനെ ഈ രീതിയിലും കാണിക്കാറുണ്ട് ഇതും ഒരു ആഹ് key ടെ symbol ഇത് രണ്ടും key ടെ symbol ആണ് key അല്ലെങ്കിൽ switch ൻ്റെ symbol ആണ് അത് open ആയിട്ട് ഒണ്ടെങ്കിൽ ഇനി ആ key തന്നെ ആഹ് closed ആണെന്നുണ്ടെങ്കിൽ closed ആയിട്ടുള്ള ഒരു key ആണെന്നുണ്ടെങ്കിൽ അതിനെ represent ചെയ്യുന്നത് ഇവിടൊരു അഹ് ഈ രീതിയിൽ ആണെങ്കിൽ ഇവിടൊരു dot കാണും then ഇതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇത് joint ചെയ്തിരിക്കും ഉം ഇങ്ങനെ ആണെന്നുണ്ടെങ്കിൽ this is the closed അവിടെ connected ആണ് closed എന്ന് വെച്ചാല് connected ആണ്. Then ഒരു wire ഒണ്ടല്ലോ wire join ചെയ്‌തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഹ് ഒരു joint ചെയ്തിരിക്കുന്ന wire ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ

കാണിക്കുന്നത് അതായത് ഈ wire ഇങ്ങനെ പോകുന്നുണ്ട് അതിന് പുറമെ കൂടി ഇത് പോകുന്നു ഇത് തമ്മിൽ connection ഇല്ല ഈ രണ്ട് wires തമ്മിൽ connection ഇല്ല എന്നാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പം ആഹ് without joining അത് join ചെയ്തിട്ടില്ല എങ്കിൽ ഇങ്ങനെ കാണിക്കും അത് join ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടൊരു ഇങ്ങനൊരു connection connection symbol ഉം Then bulb bulb ആണെന്നുണ്ടെങ്കിൽ bulb ൻ്റെ symbol നമ്മൾ കുറെ പ്രാവശ്യം വരച്ചാരുന്നു ഇങ്ങനെ അരിക്കും bulb ഇങ്ങനെ എഴുതുവാണ്‌ അപ്പം ഇങ്ങനെ ഒരു symbol ഉണ്ടെങ്കിൽ അത് എന്താണ് electric bulb ആണ്. Then ആഹ് resistor resistor resistor ൻ്റെ symbol അഹ് ഇതാണ് ഒരു ആഹ് resistor എന്ന് ഉദ്ദേശിക്കുന്നത് resistor ൻ്റെ symbol അഹ് resistor തന്നെ പല തരത്തിൽ ഉണ്ട് variable resistor ഉണ്ട് അതായത് ഇത് എന്ന് വെച്ചാല് ഇങ്ങനെ ഉള്ള resistor എന്ന് പറഞ്ഞാല് അതിന് ഒരു particular value ആരിക്കും അതേ സമയം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 resistor ആണെന്നുണ്ടെങ്കിൽ ആഹ് variable resistor ആണെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ തന്നെ resistance ൻ്റെ symbol കാണും then ഇവിടെ ഇങ്ങനെ ഒരു ഇതും കാണും. ഇത് variable resistor അതുപോലെ തന്നെ മറ്റൊരു variable resistor ആണ് അത് rheostat എന്ന് പറയും rheostat rheostat എന്ന് പറഞ്ഞു കഴിഞ്ഞ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

ammeter അഹ് ammeter ൻ്റെ symbol അഹ് capital A ആരിക്കും ഒരു positive ഉം negative ഉം ഒണ്ട്. ആഹ് Then voltmeter ഞാനിപ്പോ, ഞാനിപ്പോ ഇവിടെ പറയാൻ പോകുന്നത് മലയാള cinema യെ പറ്റി ആണ്. പ്രധാ, പ്രധാനമായും മലയാള ഭാഷയുടെ ചരിത്രങ്ങളാണ് മലയാള ചരിത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്കിലും സംഭാഷണം ഇല്ലാത്ത ആദ്യ കാലങ്ങളിൽ കേരളത്തിൽ നി~നിർമ്മിച്ചിട്ടുള്ള ചരിത്രങ്ങളെയും മലയാള ചരിത്രം എന്ന ഭാ വിഭാഗത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന മികച്ച ഉള്ളടക്കം നിറഞ്ഞ കഥകളുടെ അവതരണത്തിലും സ്വ~സ്വ~സ്വാഭാവിക അഭിനയത്തിലൂടെ വളരെ അധികം ക്കപ്പെട്ടൊരു cinema വ്യവസായം കൂടി ആണ് മലയാള film entry കൾ. ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് december ഇരുപത്തെട്ട്, national സഹോദരങ്ങളായ പാരീസിലെ ഒരു cafe ലോകത്തിലെ ആദ്യത്തെ ചരിത്ര പ്രദർശനം നടത്തിയത് ആറ് മാസങ്ങളുടെ ശേഷം ആയിരത്തി

ആയിരുന്നു ആദ്യ~ആദ്യത്തെ പ്രദർശനം. ഒരു മണിക്കൂറിൽ താഴെ പ്രദർശനം ആഹ് ആഹ് ഒരു മണിക്കൂറിൽ താഴെ പ്രദർശനം കൊണ്ട് ആറ് ചിത്രങ്ങളവിടെ പ്രദർശിപ്പിച്ചു. ഇരുപതാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ പ്രധാന പട്ടണങ്ങളിൽ എല്ലാം ചരിത്ര പ്രദർശനങ്ങൾ ആരംഭിച്ചു. ആയിരത്തി തൊള്ളാ, ആയിരത്തി തൊള്ളായിരത്തി ആറിൽ കോയമ്പത്തൂരിലെ എന്ന ആണ് കേരളത്തിലെ ആദ്യത്തെ പ്രദർശനം നടത്തിയത്. ഒരു french കാരനിൽ നിന്നും വാങ്ങിയ film ഉം ഉപയോഗിച്ചിരിക്കുന്നു. പ്രദർശനം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ജോസഫ് സ്വന്തമാക്കി. ആ വർഷത്തെ തൃശൂർ പൂരത്തിന് അദ്ദേഹം ചിത്രം പ്രദർശനം നടത്തി. കേരളത്തിലെ പ്രദർശന വിജയത്തെ തുടർന്ന് ദക്ഷ്~ദക്ഷണേന്ത്യ ഒക്കെ ജോസഫ് പ്രദർശനങ്ങൾ നടത്തി. അദ്ദേ~അദ്ദേഹമാണ് കേരളത്തിലെ ചരിത്ര പ്രദർശന പിതാവായി അറിയപ്പെടുന്നത്. royal export എന്ന കേരളത്തിലെ ആദ്യത്തെ പ്രദർശന company സ്ഥാപിച്ചത് അദ്ദേഹത്തെ ഈ company യുടെ കീഴിൽ ആണ്. പിന്നെ ആദ്യ കാല theatre കൾ തൃശൂർ ജോസഫ്, കോഴിക്കോട് ഡേവിഡ്സൺ എന്നിവ ആദ്യം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് may ലാണ് പ്രദർശനം നടത്തിയത്. ഇതിന് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലാണ് കേരളത്തിലെ ആദ്യ theatre വന്നത്. കോഴിക്കോട് ക്രൗൺ തൃശൂർ രാമവർമ്മ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജോ ജോസഫ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്, തിരുവനന്തപുരം ചരി, ചിത്ര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് എന്നിവരുടെ ആദ്യ കാല theatre ആണ് ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് ഭാഷ ചിത്രങ്ങൾ ആയിരുന്നു പ്രധാനമായും. പ്രദർശിപ്പിച്ചത്. നിശബ്ദ ചിത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തേഴ് september റിൽ ലോകത്തിലെ ആദ്യത്തെ ആദ്യ ശബ്‌ദ ചലച്ചിത്രം പ്രദർശി~പ്പിച്ചത് ഇതില് ഒരു വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് november ഏഴിനാ~നാണ് മലയാളത്തിലെ ആദ്യ ചിത്രമായ വിഗതകുമാരൻ പുറത്തിറങ്ങിയത്. ചലച്ചിത്ര എന്ന് എന്ന പേര് സൂചിപ്പിച്ചത്~തുപോലെ പോലെ ചലിക്കുന്ന കുറെ ചിത്രങ്ങൾ അതായിരുന്നു വിഗതകുമാരൻ ജോസ് എന്ന എന്ന വ്യവസായി പ്രമുഖനായി, വിഗതകുമാരനെ സംസ്ഥാനത്തെ ആദ്യത്തെ cinema studio ആയ Kumar national pictures തിരുവന്തപുരത്തെ ഡാനിയേൽ തുടക്കം കുറിച്ചു. നാല് ലക്ഷത്തോളം രൂപ ചിലവിട്ട് ഈ studio യും ആയി വെച്ചാണ് വിഗതകുമാർ പുറത്തിറങ്ങിയത്. ചിത്രങ്ങൾ കാരണം കേരളത്തിലായിരുന്നു തിരുവന്തപുരം PSEoffice നു സമീപം, അഭിഭാഷകനായ നാഗ നായരുടെ വസതി ആയിരുന്നു ശാരദവിലാസത്തിലാണ് studio ഒരുങ്ങിയത്. നായികയായിരുന്ന റോസിക്ക് പിന്നീട്. വിട്ടുകൊടുക്കില്ല പൂനയിലെ national film ഇഷ്ടപ്പെട്ടു. ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറിൽ PR സുന്ദരം സ്ഥാപിച്ച സേലം ബാലനാണ് മലയാളത്തിലെ ആദ്യ ശ~ശബ്‌ദ ചിത്ര നാഗർകോവിൽ സ്വദേശിക്കും, അർദ്ധ മലയാളമായിരുന്ന എന്ന A സുന്ദരം പിള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ എഴുതിയ വിധിയും മിസ്സിസ് നായരുടെ എന്ന കഥയെ അടിസ്ഥാനമാക്കി ചിത്രം സംവിധാനം ചെയ്തത് വംശജനായ എന്ന രാഗൻ പിള്ള തിരക്കഥയും, സംഭാഷണവും, ഗാനങ്ങളും എഴുതിയ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെഴ് august പതിനേഴിന് നിർമ്മാണം തുടങ്ങിയ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് january പത്തിന് theatre ലേക്ക് എത്തി. കുഞ്ചമി എന്ന നടിയായിരുന്നു ആദ്യത്തെ അ അഭിനയകേന്ദ്ര കോട്ടക്കൽ നാടക സമിതി അംഗമായ കുഞ്ചു നായർ, കമലം എന്നിവ നായിക നായകനായി വേഷമിട്ടു ബാൽ ബാലനു വേണ്ടി ആദ്യ record ചെയ്ത ശബ്‌ദം മറ്റൊരു മുഖ്യ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച dialogue മധ്യത്തിലെ ശ്യാമള pictures വിതരണം ചെയ്ത ബാലൻ നല്ല സം~സാമ്പത്തിക വിജയം നേടി. ഹിന്ദി, തമിഴ് ഗാനങ്ങളുടെ ഈണങ്ങൾ ആധാരമാക്കിയും നാഗൻ പിള്ള എഴുതിയ

പുറത്തിറങ്ങി. E മാധവൻ പിള്ളയുടെ novel ന്റെ അടിസ്ഥാനമാക്കി അണ്ണ~അണ്ണാമലൈ ചെട്ടിയാരുടെ ചിത്രം നിർമ്മിച്ചു. മലയാളത്തിലെ ആദ്യ ഒരു പുരാണ കഥ cinema ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തൊന്ന് പുറത്തിറങ്ങി. united corporation നിർമ്മിച്ച ചിത്രം സംവിധാനം ചെയ്തത് K സുബ്രമണ്യനാണ്. ചിത്രങ്ങളുടെ പുറത്തിറങ്ങിയ എങ്കിലും മലയാള cinema യുടെ പിൽ കാല വളർച്ചയിൽ സ്വ~സ്വാധീനം ചെലുത്തിയ നിരവധി പ്രശസ്ത വിതരണ company കൾ സ്ഥാപിക്കപ്പെട്ടത് കാലയളവിലാണ്. ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തേഴിൽ, കുഞ്ച~കുഞ്ചാക്കോയുടെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ ഉദയ studio സ്ഥാപിക്കപ്പെട്ടു. ഈ

ആയിരുന്നു ആ ചിത്രം. മലയാള B കൃഷ്ണനായരുടെ നിർമ്മല നിർമ്മല സംവിധാനം ചെയ്ത് മലയാളത്തിലെ പിന്നണി കാല ആരംഭിച്ച ഈ ചിത്രങ്ങളിലൂടെ, തന്റെ ഉദയ studio യിൽ നിർമ്മിച്ച ആദ്യ ച~ചലച്ചിത്രം വെള്ളിനക്ഷത്രം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തൊമ്പത് german കാരനായ ഫെലിക്സ് J ഡെയി~ഡെയ്സായിരുന്നു. സംവിധായകൻ ബാലന് ശേഷം വന്ന ഈ ചിത്രങ്ങളിൽ നിന്നും ശരാശരി പ്രശസ്ത വിജയം പോലും നേടാനായില്ല. ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾ അമ്പതിൽ ആറ് മഹാ ചിത്രങ്ങളിൽ പുറത്തു വന്നു പ്രശസ്ത ചന്ദ്രിക ചേച്ചി എന്നു ചിത്രങ്ങളിൽ

ഈ വർഷത്തെ പ്രധാന സംഭവം. മുന്നൂറ്റമ്പതോളം ചിത്രങ്ങളിൽ super താരമായിരുന്നവർ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ മലയാള season ലെ ആദ്യ super hit ജു ആറ് ചിത്രങ്ങൾ പുറത്ത് വന്നു KV കേശുവും കുഞ്ചാക്കോയും, ഉദയ studio കേന്ദ്രമാക്കി ആരംഭിച്ച കെ ആൻഡ് കെ banner ൽ നിർമ്മിച്ച ജീവ സംവിധാനം ചെയ്ത ഇരുന്നൂറ്റി അമ്പത്തിനാല് ദിവസം തുടർച്ചയായി പ്രദർശിപ്പിച്ച ഈ ചിത്രത്തിൽ record തിരുത്താൻ ഇന്നും ചിത്രങ്ങൾക്കേ സാ~സാധിച്ചിട്ടൊള്ളൂ കേരള എന്നിവയായിരുന്നു മറ്റു ചിത്രങ്ങൾ. മലയാള സിനിമയെ അടക്കി വാണ പ്രേം നസീറിന്റെ അരങ്ങേറ്റം കണ്ട വ~വർഷമാണ്. ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് SK മരുമകൾ ആയിരുന്നു അദ്ദേഹത്തിന്റെ ചി ആദ്യ ചിത്രം ആ വർഷത്തെ തന്നെ ഇറങ്ങി. മോഹൻ റാവുന്റെ last തന്റെ താരപദവി വർദ്ധിച്ചു. പിൻകാലത്തെ പ്രശസ്തനായ തന്റെ ആദ്യ ചിത്രമായ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ പുറത്തിറങ്ങി. ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ release ആയി അമ്മ എന്നീ ചിത്രങ്ങളിൽ മാത്രമാണ് നേടിയത്. ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഏഴ് ചിത്രങ്ങൾ തിരമാല, ശെരിയോ തെറ്റോ എന്നീ ചിത്രങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു. ശെരിയോ തെറ്റോ എന്ന ചിത്രത്തിൽ സംവിധാനം, രചന നിർമ്മാണം എന്നിവ എല്ലാം നിർവഹിച്ചത് ഋഷി കുമാരൻ നായരാണ്. ലോകത്തിന്റെ തന്നെ ആദ്യമായിരുന്നു ഒരാൾ ഇങ്ങനെ എല്ലാ മേഖലകളിലും, പ്രവർത്തിച്ച് ഒരു ചിത്രം പുറത്തിറങ്ങുന്നത്. മലയാള cinema യിലെ പുറത്തിറങ്ങിയ ആയിരത്തി തൊള്ളായിരത്തി അ~അമ്പത്തി നാലിൽ ആണ് TS പരീക്കുട്ടി സാഹിബ് നിർമ്മിച്ച ചിത്രം സംവിധാനം ചെയ്തത്. P ഭാസ്കരരാമനും ചേർന്ന തിരക്കഥ, ഗ~ഗാനങ്ങൾ, സംവിധാനങ്ങൾ തുടങ്ങി മലയാള cinema യുടെ എല്ലാ മേഖലകളിലും ഒരു മാറ്റത്തിന് തുടക്കമിട്ട ചിത്രത്തിനും. നീലക്കുയിൽ ആദ്യമായി ദേശീയ പുരസ്‌കാരം നേടിയ മലയാള ചിത്രം എന്ന നീലക്കുയിലിൽ നിന്നും സ്വന്തം മികച്ച മലയാള ച~ചലച്ചിത്രത്തിന് രാഷ്ട്രപതിയുടെ വെള്ളി medal ലാണ് ചലച്ചിത്രം നേടിയത്. ഇന്ത്യയിലെ ആദ്യത്തെ ചിത്രം മലയാളത്തിലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ പുറത്തു വന്നു. paper boy ഒരു സംഗം college വിദ്യാർത്ഥികൾ ചേർന്ന് രൂപം നൽകി. നിർമ്മിച്ച ചിത്രം സംവിധാനം ചെയ്തത് അവരിൽതന്നെ ഒരാൾ പി രാമദാസാണ്. സാമ്പത്തികമായി പരാജയപ്പെട്ടുവെങ്കിലും. മലയാള cinema യിലെ വളരെ അധികം പേരെടുക്കാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞു. കൂടി വിഷയങ്ങളുടെ കൈകാര്യം ചെയ്തു. നിരവധി ചിത്രങ്ങൾ നിർമിക്കപ്പെട്ടതായി പ്രമുഖ സാഹിത്യകാരുടെ പല കൃതികൾ ഈ കാലയളവിൽ ചലച്ചിത്രമായി ആവിഷ്കരിക്കപ്പെട്ടിരുന്നു. നായര് പിടിച്ച പുലിവാൽ എന്ന തൊടാത്ത പോരാളി, രണ്ടിടങ്ങളിൽ ഉമ്മാച്ചു എന്നീ ചിത്രങ്ങൾ ദേശിയ തലത്തിൽ വളരെ അധികം ശ്രദ്ധിക്കപെട്ടു. സാഹിത്യ കൃതികളുടെ ചലച്ചിത്ര ആവിഷ്കാരങ്ങൾ തന്നെ ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ ശ്രദ്ധയായ ചിത്രങ്ങൾ രചയിതാക്കൾ എല്ലാ തലത്തിലും ചില കഥ ഒരുക്കിയത് ചിത്രങ്ങളുടെ നിലവാര കാരണായി.

ഇന്ദ്രൻ തന്നെയാണ് ഈ ചിത്രത്തിന്റെ നിർമ്മാണവും, സംവിധാനവും നിർവഹിച്ചത്. ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ നെല്ലിക്കള്ളൻ നെല്ലിക്കള്ളൻ പുറത്തിറങ്ങി ബാലന്റെ

അത് ഏകദേശം തുല്യമായി color, black and white ചിത്രങ്ങൾ പുറത്തിറങ്ങിയിരിക്കുന്നു. മലയാള cinema ചിത്രത്തിൽ നിരവധി ചിത്രങ്ങൾ ഇതുവരെയും പുറത്തിറങ്ങി. ഭാർഗവിനിലയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് അറുപതാം പുറത്തിറങ്ങി ചിത്രങ്ങൾ ഇതിൽ പുറത്തു പറയേണ്ട ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ ഏറ്റവും നല്ല cinema യ്ക്കുള്ള indian president ന്റെ സുവർണ്ണ ച~ചക്രം ചെമ്മീൻ നേടിയ ഒരു ആദ്യമായി അംഗീകാരം ലഭിക്കുന്നത്. ഇതിലൂടെ ഇരുപത്താറ് ചലച്ചിത്രം ആദ്യ മലയാള ചിത്രമാണ് കാൻസ് ചലച്ചിത്ര മേളയിൽ മികച്ച പുരസ്‌കാരവും, ഷിക്കാഗോ ചലച്ചിത്ര മേളയിൽ merit certificate കളും ചിത്രം നേടി.

ചിത്രങ്ങളിൽ വലിയ പ്രാധാന്യം ലഭിച്ചത്. കെ hello നമസ്കാരം ഞാനിന്നിവിടെ നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്നത് ഏർ നിങ്ങൾക്കെല്ലാർക്കും തന്നെ വളരെ പരിചയമായ നമ്മളെല്ലാവരും തന്നെ ഒരു കാലത്ത് വളരേയധികം ബുദ്ധിമുട്ടി യിരുന്ന ഒരു ഏർ ദു ഏർ ദുരന്തപൂർണ്ണമായ ഒരു സംഭവത്തെ കുറിച്ചാണ് ഏർ എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഏർ ഇപ്പൊ വെള്ളപ്പൊക്കത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ വരുന്നത് ഏർ അത് വളരെയധികം നമ്മളെ ഒരു കാലത്ത്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 ഏർ തെക്കുപടിഞ്ഞാറൻ കാലവർഷക്കാലത്തെ ഉയർന്ന അളവിൽ മഴ പെയ്തതിന്റെ ഫലമായിയാണ് രണ്ടായിരത്തി പതിനെട്ട് ഏർ കേരള വെള്ളപ്പൊക്ക ദുരന്തം സംഭവിച്ചത്. ഏർ അതിശക്തമായ മഴയെ തുടർന്ന് കേരളത്തിലെ മിക്ക ജില്ലകളിലും വെള്ളപ്പൊക്കവും മലയോര ഏർ മേഖലകളിൽ ഉരുൾപൊട്ടലും ഉണ്ടായി. അണക്കെട്ടുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ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 ഏർ എന്നാണ് പറയുന്നത്. ഇരുപത്തിയാറ് വർഷത്തെ ഇടവേളക്ക് ശേഷമാണ് ഏർ ചെറുതോണി അണക്കെട്ടിന്റെ അഞ്ച് shutter കൾ ഒരുമിച്ച് ഏർ തുറന്നിരുന്നത്. അതിശക്തമായ മഴയിൽ വയനാട് ജില്ല പൂർണ്ണമായും ഒറ്റപ്പെട്ടു എന്ന എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. നദികൾ കവിഞ്ഞൊഴുകിയത് road, rail വ്യോമ ഗതാഗത ശൃംഖലകളെ

രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം ഏർ വിശേഷ എടുക്കുന്നത്. കനത്ത മഴയിലും, പ്രളയത്തിലും ഉരുൾപൊട്ടലിലും ഏകദേശം നാനൂറ്റി എൺപത്തിമൂന്ന് പേർ മരിച്ചതായും പതിനാല് പേരെ കാണാതായതായും നൂറ്റിനാല്പത് പേർ ആശുപത്രിയിലായതായും മുഖ്യമന്ത്രി ഏർ നമ്മുടെ പിണറായി വിജയൻ പ്രളയാനന്തര പ്രവർത്തനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ ചേർന്ന പ്രത്യേക നിയമസഭാ സമ്മേളനത്തെ ഏർ അറിയിച്ചിരുന്നു. കാലവർഷം ശക്തമായ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ഏർ മൂന്നുലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാലെ ലക്ഷം കുടുംബങ്ങളിൽ നിന്നായി ഏർ ഒരു ലക്ഷത്തി നാല്പ നാല്പത്തയ്യായിരത്തി എഴുന്നൂറ്റി ഏഴ് ആളുകൾ ദുരിതാശ്വാസ camp കളിൽ ജിവിക്കേണ്ട അവസ്ഥയിലെത്തി ഏർ നമുക്കെല്ലാവർക്കും തന്നെ അറിയാം എല്ലാവരുടെയും ഏർ വെള്ളപ്പൊക്കം കാരണമായി പല വീടുകളിലും വെള്ളം കയറിയിട്ടും ഏർ കിടക്കാൻ പോലും ഒന്ന് ഏർ നമ്മുടെ വീടുകളിൽ ഒന്ന് ഇരിക്കാൻ ഒന്നും പറ്റാതാവസ്ഥയിലായി പല വീടുകളും ഏർ നാശനഷ്ടത്തിലായി വെള്ളപൊക്കത്തിനടിയിലായി. നമ്മളെല്ലാവരും തന്നെ നേരിട്ട് കണ്ടതും ഏർ അല്ലാതെ ആയും മാധ്യമങ്ങളിലൂടെ കണ്ടതും ഒക്ക തന്നെയാണ് ഏർ പല ദുരന്തങ്ങളും ഒട്ടേറെ ഏർ നാശനഷ്ടങ്ങളാണ് നമുക്ക് എന്താ വെള്ളപ്പൊക്കത്തിൽ അഹ് ഉണ്ടായിരുന്നത് ഏർ നമ്മുടെ

നിക്കാനും പറ്റില്ല ഒന്നിനും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് വെള്ളപൊക്കം ഏർ എന്ന ദുരിതത്തിലൂടെ നമ്മൾ അനുഭവിച്ചിരുന്നത് ഏർ അതുമായി തന്നെ നമ്മള് ഏർ വീടുകളിലൊന്നും നില്ക്കാൻ പറ്റാതെയായി വീടുകളെല്ലാം നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തപ്പോ തന്നെ നമ്മൾ ഓരോ school ളുകളിലും മറ്റും ഏർ building ങ്ങുകളിലുമായി camp ഉകൾ ഏർ നടത്തേണ്ടിവന്നു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

നമ്മുടെ ആ ആരോഗ്യവകുപ്പും മറ്റ് ഏർ സഹായികളും എല്ലാവരും തന്നെ അവർക്ക് തന്നെ എത്തിച്ച് ഏർ കൊടുത്തിരുന്നു ഏർ മാത്രമല്ല ഏർ എല്ലാ ഏർ കാര്യങ്ങളും തന്നെ എല്ലാവരും തന്നെ അവരോടൊപ്പം തന്നെ camp ൽ ചെയ്ത്കൊടുക്കുവൊക്കെ ഏർ ചെയ്തിരുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതൊക്കെ തന്നെയാണ് ഏർ പ്രളയത്തിന്റെ ഏറ്റവും ദുരന്ത കാരണം നമുക്ക് എന്താന്ന്